ഞാൻ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംശയങ്ങൾ ചോദിക്കാൻ വിളിച്ചതാണ്.

മോളെ ആൻ്റി ഇവിടെ ജൈവ കൃഷിരീതിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ജൈവവളങ്ങളും ജൈവകീടനാശിനികളുമാണ് ഉപയോഗിക്കുന്നത്. ജൈവ കൃഷിരീതി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ലേ? ആ ആൻറി അറിയാം രാസവളങ്ങളും രാസകീടനാശിനികളും പൂർണമായി ഒഴിവാക്കി കൊണ്ടുള്ള കൃഷിരീതി അല്ലേ ജൈവകൃഷിരീതി അതെ ശരിയാണ് മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും ആവാസവ്യവസ്ഥയുടെയും ആരോഗ്യം നിലനിർത്തുന്ന ഒരു ഉൽപാദന രീതിയാണ് ജൈവകൃഷിരീതി.

ജൈവവളങ്ങളാണ് മോളേ ഉപയോഗിക്കാറുള്ളത്.

പശുവിൻ്റെ ചാണകം, മത്സ്യം, വളം, കോഴി വിസർജ്യം, ആട്ടിൻകഷ്ടം, എല്ലുപൊടി ആണ്, പച്ചിലവളം, കമ്പോസ്റ്റ് ഇവയെല്ലാം ജൈവവളങ്ങളാണ്.

ചെടികളുടെ അവശിഷ്ടങ്ങൾ, മൃഗങ്ങളുടെ ചാണകം, കന്നുകാലിത്തൊഴുത്തുകളിൽ നിന്നുള്ള മൂത്രം, കാലിത്തീറ്റ മുതലായ നന്നായി അഴുകിയ ജൈവമാലിന്യങ്ങളാണ് കമ്പോസ്റ്റ്. അപ്പോൾ ഈ കമ്പോസ്റ്റ് ഭാഗികമായി വെയിൽ ലഭിക്കുന്നതും നല്ല നീർവാർച്ചയുള്ളതും സൗകര്യപ്രദവുമായ സ്ഥലത്തല്ലേ സ്ഥാപിക്കേണ്ടത്?

അതുപോലെ ജൈവകൃഷിക്ക് വളം അടുക്കളയിൽ നിന്ന് ലഭിക്കാറുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് ഏതൊക്കെയാണ്? ചാരം, കഞ്ഞിവെള്ളം, കാടിവെള്ളം, മത്സ്യം കഴുകിയ വെള്ളം, മാംസവശിഷ്ടം, പച്ചക്കറി, ഇലക്കറി, പഴവർഗ്ഗങ്ങൾ, അവശിഷ്ടം ഇവയൊക്കെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആൻറി എന്തുപയോഗിച്ചാണ് ചെടികളെ നശിപ്പിക്കുന്ന കീടങ്ങളെ അകറ്റുന്നത്? അത് മോളെ ചെടികളെ നശിപ്പിക്കുന്ന കീടങ്ങളെ ഞാൻ അകറ്റുന്നത് പ്രധാനമായിട്ടും പുകയില കഷായം ഉപയോഗിച്ചാണ്. അപ്പോൾ പയറിനെ ബാധിക്കുന്ന പയർ പേൻ, പുഞ്ഞ മുളകിനെ നശിപ്പിക്കുന്ന പീലി മുട്ട വെണ്ടക്കയെ ആക്രമിക്കുന്ന ഇലപ്പേൻ തുടങ്ങിയ കീടങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ ഈ പുകയില കഷായം കൊണ്ട് കഴിയുമോ?

ഈ പുകയില കഷായം എങ്ങനെയാണ് ആൻറി ഉണ്ടാകാറുള്ളത് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അതായത് മോളെ പതിനഞ്ചു് ലിറ്റർ വെള്ളത്തിൽ ഒരു കിലോ പുകയില ചെറുതായി അരിഞ്ഞ് ഇടണം എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം അരിച്ചെടുക്കണം എന്നിട്ട് അതിൽ നൂറ് ഗ്രാം വാർ സോപ്പ് ചെറിയ കഷണങ്ങളായി മുറിച്ചു ഇടണം അലിയുന്നത് വരെ നന്നായി ഇളക്കണം ഇരട്ടി വെള്ളം ചേർത്ത് ചെടികൾക്കിത് സ്പ്രേ ചെയ്യാൻ കഴിയും. ഇതുകൂടാതെ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട് പറമ്പിൽ തേനീച്ചക്കൂട് ഉണ്ടെങ്കിൽ തേനീച്ചകളുടെ മൂളൽ കേട്ട് ഒരു വിഭാഗം പ്രാണികളൊക്കെ ഭയന്ന് സ്ഥലം വിടുമെന്ന് ഇത് ശരിയാണോ? അത് ശരിയാണല്ലോ. തേനീച്ചകൾ പരാഗണ വാഹകർ കൂടിയായതിനാൽ പരാഗണം എളുപ്പം നടക്കുകയും ചെയ്യുന്നു.

ഒരു ചെടിക്ക് വേണ്ട വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി നിർണയിച്ച് അത്രയും വെള്ളം മാത്രം തുള്ളിയായി കൃത്യമായ ഇടവേളകളിൽ ചെടിയുടെ ചുവട്ടിൽ ഇരി നൽകുന്ന രീതിയാണ് ട്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. വേപ്പിൻ പിണ്ണാക്ക് കൃഷിക്ക് നല്ല ജൈവവളമല്ലേ അതുപോലെ കീട പ്രതിരോധ മാർഗവുമാണ് അത് എങ്ങനെയാണ് ഉപയോഗപ്രദമാകുന്നത് ? മണ്ണിലെ ചിതലിനെയും വിരകളേയും നിയന്ത്രിക്കുന്നു അതുപോലെ ആവണക്കിൻ പിണ്ണാക്കും ഉപയോഗിക്കാം. എന്തുകൊണ്ടാണ് ആൻറി ജൈവകൃഷിരീതി തന്നെ പിന്തുടരുന്നത്? അത് മോളെ ഭൂമിയുടെ ഫലഭൂയിഷ്ഠത കുറയ്ക്കുന്നില്ല മാത്രമല്ല പരിസ്ഥിതിയെ മലിനമാക്കുന്നുമില്ല. ഇന്ത്യയിലാദ്യമായി ജൈവകൃഷി രീതി ആരംഭിച്ചത് എവിടെയാണ് ആൻ്റി?

വള്ളിപ്പയർ കുറ്റിപ്പയർ തടപ്പയർ എന്നിവയാണ് പ്രധാനമായും കേരളത്തിൽ കൃഷി ചെയ്യുന്ന പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ തന്നെ എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന ഒന്നാണ് പയർ എന്ന് പറയുന്നത്. നല്ല വിളവ് ലഭിക്കാൻ എന്താണ് നാം ചെയ്യേണ്ടത് ആൻ്റി? പയർ വിത്തിൽ റൈസോബിയം കൾച്ചറും കുമ്മായവും പുരട്ടുന്നത് വളരെ നല്ലതാണ്. പയറു ചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്? തടവാട്ടം തണ്ടിൽ പുള്ളിക്കുത്ത് ഇലവാട്ടം എന്നിവയാണ്.

കൃഷി ചെയ്യുന്നതിന് മുമ്പ് ആ സ്ഥലത്ത് പാഴ്വസ്തുക്കൾ കൂട്ടിയിട്ട് തീ കത്തിക്കുന്നത് വഴി ജൈവ കീടരോഗം ഏഹ് നിങ്ങളുടെ വീട്ടിലെ ടെറസിൽ ഏതൊക്കെ സസ്യങ്ങളാണ് കൃഷി ചെയ്തിട്ടുള്ളത്? വീട്ടാവശ്യത്തിനുള്ള തക്കാളി, വെണ്ട, വഴുതന, വെള്ളരി, പാവൽ, പടവലം, മത്തൻ, പയർ, ചീര, മുള്ളങ്കി, മുളക് മുതലായവ ക് ടെറസിൽ കൃഷി ചെയ്തിട്ടുണ്ട്.